വീട്ടിലാ. ആഹാരം ഒക്കെ കഴിച്ചിട്ട് ഇങ്ങന ഇരിക്ക്ന്ന്. ഓ. എന്ത്‌ ചെയ്യണു?

അയ്യോ പത്ത് തവണയൊക്ക ആ സിനിമ കണ്ടോ? ചുമ്മാ ടിവിയിലെപ്പൊ വച്ചാലും ആ സിനിമയെ ഒള്ളൂ. അത് കൊണ്ട് കാണുന്നതാണ്. ഓഹോ, അപ്പൊ ഏതാ ഇത്രയും നാളും കണ്ടതില് ഇഷ്ടപ്പെട്ട സിനിമ? അല്ലെങ്കില് ഏത് ടൈപ്പ് സിനിമകളോടാണ് താൽപര്യം കൂടുതൽ? താല്പര്യം കൂടുതല് നമ്മുടെ പഴയ സിനിമകളോടാണ് നമ്മുടെ മണിച്ചിത്രത്താഴ്

കോട്ടയം കുഞ്ഞച്ചൻ, അങ്ങനത്ത സിനിമകളോടാണ് താല്പര്യം കൂടുതല്. പുതിയ സിനിമയിലൊന്നും ആ ഒരു ഇതില്ല. മ്മ്, അത് മാത്രല്ല. മിന്നാരം.

അയ്യോ. അതാണ്. പഴയ സിനിമയെല്ലാം, അതക്ക എത്ര വർഷം കഴിഞ്ഞിട്ട് കണ്ടാലും മടുക്കത്തില്ലല്ലോ.

ഗോഡ്ഫാദറക്ക എപ്പൊ കണ്ടാലും ഞാനിരുന്ന് ഫുള്ള് കാണും. കാര്യം എത്ര തവണ കണ്ടാലും അതൊന്നും മടുക്കത്തില്ല. ആ കോമഡിയക്ക എത്ര തവണ കേട്ടാലും. ഞാനിവിടെ എനിക്കൊരു കൂട്ടാരി ഒണ്ട് കേട്ടാ. ധന്യയെന്നാണ് എന്‍റെ കൂട്ടാരിട പേര്.

അപ്പോ ഞങ്ങള് തമ്മില് ഭയങ്കര കൂട്ടാണ്. ഒര് ദെവസം എങ്ങന പോയാലും അത്യാവശ്യം കൊറെ മണിക്കൂറുകള് നമ്മള് ഫോണികൂടെയും മെസ്സേജ് ആയിട്ടൊക്ക, എന്‍റെ കൊളീഗും കൂടെയാണ്. അപ്പൊ നമ്മള് പല പല കാര്യങ്ങൾക്ക് വിളിക്കുവല്ലോ.

ആദ്യമേ പിന്ന ചില ദിവസങ്ങളിള് നമ്മള് രാത്രിയലാ സംസാരിക്കാ. ആഹ് അപ്പൊ എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് രണ്ട് പേരും വൈകി ഒറങ്ങുന്ന ആൾക്കാരാണ്.

അപ്പൊ അങ്ങന വരുമ്പഴത്തേക്കും എന്‍റെ വീട്ടില് ഞാനിഇങ്ങനെ പറയാറുണ്ട്. എന്‍റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി.

അത് നിനക്ക് മറ്റേ ഇൻഹരിഹർ നഗറില് പറയൂലെ തോമസൂട്ടി. അത് ഭയങ്കര സിനിമയാ.

പക്ഷെ അതിന്‍റെക്ക സെക്കന്‍റ് പാർട്ടില് ഒന്നും അതിന്‍റ നാലിലൊന്ന് ഇത് പോലും വന്നിട്ടില്ല അല്ലേ?

ആ ഫസ്റ്റ് പാർട്ടിന്‍റെ ക്വാളിറ്റി വേറൊന്നിനും വന്നിട്ടില്ല, ഇപ്പൊത്തന്നെ ദേണ്ടെ ഈ നമ്മള മറ്റേ സിനിമയൊണ്ടല്ലോ മോഹൻലാലിന്‍റെ. അതിന്‍റ പേരെന്തായിരുന്നു? അതിന്‍റ ഒര് സെക്കന്‍റ് പാർട്ട് ഇറങ്ങിയല്ലോ, രാവണപ്രഭു. ഫസ്റ്റ് പാർട്ടിന്‍റെ എവിട വയ്ക്കാകൊള്ളാം അത്? ഞാൻ അത് കണ്ടിട്ടില്ല സോറി. അപ്പൊ അത് കൊണ്ട് എനിക്കത്, ആ

ആഹ്! ദേവാസുരം ഓക്കേ. രാവണപ്രഭു കൊള്ളത്തില്ല. ദേവാസുരം എക്സലന്‍റ് ആണ്, എക്സലന്‍റ് ആണ്. ദേവാസുരത്തിന്‍റെ സെക്കന്‍റ് പാർട്ടാണ്. എന്തിന് കൊള്ളാം. ദേവാസുരം വച്ച് നോക്കിക്കഴിഞ്ഞാല് രാവണപ്രഭു എന്തിന് കൊള്ളാം? അങ്ങന പറയാണെങ്കില്, ചെയ്ത് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞ വേറെ സിനിമയൊണ്ട് . ഏതാണെന്ന് അറിയാവോ? ആഹ്. കിലുക്കം. കിലുക്കത്തിന്‍റെ സെക്കന്‍റ് പാർട്ട്, കാവ്യാ മാധവൻ ചെയ്ത ഒര് സിനിമയുണ്ട്? വെറുപ്പിക്കുന്ന സിനിമ അല്ലാരുന്ന? എന്‍റെ പൊന്നേ ആ കിലുക്കത്തിന്‍റെ വെല മൊത്തം കൊണ്ട് കളഞ്ഞില്ലേ ആ ഒറ്റ സിനിമയില്? സത്യം പറഞ്ഞ, അത് പോലെ തന്നെ നമ്മുടെ മിഥുനം.

എന്തെങ്കിലും പറഞ്ഞ് ഒടനെ കത്തുകളെടുക്കാവേണ്ടി ഓടും. സാമ്പാറിനെ കുറിച്ചൊള്ള കത്ത്. പിന്ന ടൂറ് കൊണ്ട് പോണേനകുറിച്ചൊള്ള കത്ത്. ശരിക്ക്‌ പറഞ്ഞാല് മണിച്ചിത്രത്താഴിലെ ശോഭന, മിഥുനത്തിലെ ഉർവശി അത് പോലെതന്ന കിലുക്കത്തിലെ രേവതി. ഇല്ലെ? മ്മ്. എനിക്ക് പക്ഷേ മിഥുനത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഉർവശി ഒന്നല്ല. മറ്റേ ഇല്ല

നെടുമുടി വേണുന്‍റെ ഒര് സീൻ ഒണ്ടല്ലോ, ഇപ്പൊ പൊട്ടിത്തെറിക്കും ഇപ്പോ അയ്യോ, ആയ്യോ, അയ്യോ. അവസാനം സഹികെട്ട് ആ സിനിമയില് വന്നിട്ട് ജഗതി ആ തേങ്ങ വാങ്ങി, എറിഞ്ഞങ്ങ് പൊട്ടിച്ച്.

മ്മ്. അത് കണക്കാണ്, അതിന്‍റെ വേറെ ഒര് ഇതൊണ്ട് മറ്റേ ആ സിനിമയില് നമ്മുടെ അവന്‍റെ ഇയാളുണ്ടല്ലോ,

ശേ, മോഹൻലാലിന്‍റെ ചേട്ടനായിട്ട് ഒരാളൊണ്ടല്ലോ.

ങ്ങാ ഇന്നസെന്‍റ് മറ്റേ അവന്‍റെ ഫാക്ടറി പോയിട്ട് മറ്റേ എഞ്ചിനീയറ് കാണാൻ വരുമ്പഴത്തേയ്ക്ക് നീ ഒപ്പിടൂല്ലല്ലേടാ. ഒപ്പിടടാ. അടിച്ച് സെറ്റായിട്ട്.

അതാണ് പറഞ്ഞെ. അങ്ങനത്ത ക്വാളിറ്റിയുള്ള ഇപ്പോ ഏത് സിനിമയുണ്ട് ഇപ്പഴ്‌.

ഇപ്പോഴത്ത സിനിമയില് രണ്ടാമത് കാണാനായിട്ട് ഒന്നുമില്ലല്ലോ. ഒറ്റ തവണ കാണാനൊള്ളരിതല്ലേ ഒള്ളൂ. അല്ല, സിനിമ മാത്രല്ല, പാട്ടും അങ്ങനതന്നാണ്. ങ്ങാ പാട്ട് ഇപ്പം നമ്മളൊര് കാര്യം നോക്കി ക്കഴിഞ്ഞാറിയാം റേറ്റിംഗില് എപ്പഴും ആൾകാര് കേൾക്കുന്ന മൊത്തം യൂട്യൂബോക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പഴയ ഓൾഡ് സോങ്സ് .. 80 ..89-ലെ.. സോങ്സ് 92-ലെ ആ ഒര് ക്യാറ്റഗറിയില് ആ ഒര് സമയത്തുള്ള സോങ്സിനാണ് ആൾക്കാര് ഇപ്പഴും. കാര്യം അതൊക്കെ എത്ര തവണ കേട്ടാലും മടുക്കത്തില്ല. നമ്മുടെ മന്ദാരചെപ്പുണ്ടോ, ദശരഥം.

അത് പോലതന്നെ, ഏതോ വാർമുകിലിൻന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടില്ലേ? ഇത് നമ്മള ബേബി ശാലിനിയാണോ ശ്യാമിലിയാണോ. ശാമിലി. ഒര് സ്കൂൾ ബസിന്ന് ഇങ്ങനെ ഡ്രൈവറിന്‍റെ കൂടെ വീട്ടി പോകുന്നു. ആ സിനിമേടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ജയറാമിന്‍റെ കൂടെ പോണ. മനസിലായി മനസിലായി വീട്ടുകാരൊക്ക അന്വേഷിച്ചു വരുന്ന. കഥ എനിക്കറിയാം.

ങ്ങാ. ഒര് ഒര് മലയാളിയും ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒര് പടം നമ്മള് മറന്ന്പോയി. നമ്മള് സ്കൂൾ ലൈഫില് ഏറ്റവും കൂടുതല് നമ്മള് ഓർമിച്ച സിനിമയാണ്. എന്താ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികള്.

അത് വിട്ട് മലയാളിക്കൊര് ന്ന് ഇല്ല. മ്മ്. പിന്നെ വേറൊര് സിനിമ ഒണ്ടാരുന്നല്ലോ. മറ്റേ ശോഭനക്കൊര് ആക്സിഡന്‍റില് ഓർമ്മ പോകുന്ന.

അതിന്‍റെ പേരെന്തായിരുന്നു? ജയറാമും സുരേഷ് ഗോപിയും ഒക്കള്ള.

അയ്യോ അതില് എനിക്ക് ഏറ്റവും കൂടുതല് സങ്കടം തോന്നിട്ടൊള്ളര് സീൻന്ന് പറഞ്ഞാല്, ങ്ങാ ,സുരേഷ് ഗോപിനോട് അവസാനം ചോദിക്കും, ജയറാം ചോദിക്കും ഇതാണോ ആളെന്ന് ചോദിക്കും.

അപ്പൊ വളരെ വേദനയോട് കൂടി തന്നെ സുരേഷ് ഗോപി തിരിച്ച് മറുപടി പറയും. അല്ലാ എന്ന് പറഞ്ഞ് തിരികെ പോകുന്ന ഒര് സീനാണ്.

ഭയങ്കര ഒര് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊര് ഇതാണ്.

ങ്ങാ ങ്ങാ. സങ്കടത്തിന്‍റെ ഹോൾസെയില് ആയിട്ട് സങ്കടം എടുത്തിരിക്കുന്ന ഒര് സിനിമയാണ് ആകാശദൂത്. അയ്യോ ആകാശദൂതിന്‍റെ കാര്യം പറഞ്ഞപ്പഴാ, അത് ആ ഒര് പേര് കേക്കുമ്പോതന്ന നമുക്ക്‌ തോന്നുന്ന ഒര് ഫാമിലി ഫീല്, നഷ്ടബോധം, സഹോദര സ്നേഹം ബാക്കിയുള്ളത് ഒക്ക മനസ്സില് തങ്ങി നിൽക്കമ്പ തന്ന അത് നശിപ്പിക്കാവേണ്ടി സൂര്യ ടിവിയില് ഇടക്ക്‌ കൊറെക്കാലം ഒര് സീരിയലൊണ്ടാരുന്ന്. ഈ സെയിം പേരില്. മ്മ് മ്മ് ഞാന് കണ്ടിട്ടില്ല. ഏന്തായാലും സീരിയല് കാണാത്തോണ്ട് കൊഴപ്പോല്ല. അല്ല ഞാന് പറഞ്ഞതാ. അത്രക്കും മോശായിട്ടൊള്ള ഒര് ഇതായിപ്പോയി. അപമാനിക്കുന്നതിന് തുല്യം എന്ന് തന്ന വേണോങ്കി പറയാം. അയ്യോ അതാ ഞാൻ പറഞ്ഞെ. ഞാനീ എടയ്ക്ക് ഹൻഗാമ എന്നൊര് സിനിമ കണ്ടൂട്ടോ. ഹൻഗാമ. ഞാന് നോക്കിയപ്പോ ഈ പ്രീയദരശന്‍റ സാധാരണ ഹിന്ദിയില് റീമേക്ക് സിനിമകള് വരുവല്ലോ.

അങ്ങന കണ്ടതാണ്. അത് മിന്നാരത്തിന്‍റ റീമേക്കായിട്ടാണ് ഉദേശിച്ചത്. പക്ഷെ, വേറെ ഒന്ന് രണ്ട് സിനിമകളടെ പാർട്ട്കളക്ക കേറി വന്ന്. ഓ എന്ന് വച്ച ഇത്രയും ഒര് മോശം സിനിമ പ്രീയദർശന്‍റെ ഞാന് ആദ്യായിട്ട് കാണുവാ. അയ്യോ പ്രീയദർശൻ എന്ന് പറഞ്ഞപ്പോഴാണ്, നമ്മള് തേന്മാവിൻ കൊമ്പത്ത് പറയാത്തത് വളരെ മോശായിപ്പോയി. മ്മ് അപ്പക്കാള.

അത് മാത്രമല്ല. താനാരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ... ങ്ങാ ബാക്കി അറിഞ്ഞൂടല്ലേ. ഞാന് പറഞ്ഞ് തരാം. താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. അല്ല. ഞാനത് പറഞ്ഞ ശരിയായില്ലങ്കിലോ എന്ന് വിചാരിച്ചാണ് അവിടങ്ങ് സ്റ്റോപ്പിട്ടത്.

അതൊക്ക ഇപ്പഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഡയലോഗല്ലെ. പിന്ന അത്പോലെ തന്ന, അത്പോല തന്നയാണ് മറ്റേ ഇതിനകത്തൊള്ളതും. ഏത് മറ്റേ മിന്നാരത്തിലെ ഓരോ ഓരോ ഡയലോഗ് ഒണ്ടല്ലോ, ജഗതിടെ. മിന്നാരത്തിലെ ജഗതിടെ ഏത് ഡയലോഗ്? അയ്യോ മിന്നാരം അലോചിക്കാ തന്ന വയ്യ. അത്രക്കും ആ ആളിനെ. മറ്റേ ആ ആംബുലൻസില് ആ നിലവിളി ശബ്ദം ഇടോ എന്നും പറഞ്ഞോണ്ട്. അതെ അതെ. അവൻ തന്നെ വെഷം കൊണ്ട് വന്ന്, അവൻ തന്നെ കലക്കി അവന് തന്നെ അബദ്ധം പറ്റുന്ന. ജഗതിയെ പറ്റി നമുക്കങ്ങന പിന്നെ പ്രേത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ. എല്ലാം അതിനകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നന്ന് തന്ന പറയാം. അത്പോല തന്നെ ദിലീപിന്‍റെ സല്ലാപം. ദിലീപും മഞ്ജു വാര്യറിന്‍റെം സല്ലാപം. അതും അങ്ങനെതന്ന.

ആദ്യത്തെ ആ ഒന്ന് രണ്ട് സിനിമ ആ രണ്ട് മൂന്ന് സിനിമ എന്ത്‌ സൂപ്പർ സിനിമയാ. അതിന് ശേഷം അല്ല. ആദ്യത്ത ആദ്യത്ത സിനിമയില് ഡമ്മി ടു ഡമ്മി.

ശോകംന്ന് പറയാമ്പറ്റില്ല. അതിനേക്കാള് മുകളിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കില് അത് തന്ന നമ്മള് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പഴത്തെ ലാസ്റ്റ് എറങ്ങിയ സിബിഐ 5 ദി ബ്രെയിനക്ക ഭയങ്കര സിനിമയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് എന്തോന്നാണ് കാണിക്കുന്നെ അതിനകത്ത്.

ഇതൊക്ക ആണെങ്കിലും എന്‍റെ ഏറ്റവും ഫേവറൈറ്റ് സിനിമ, അല്ലെങ്കില് ആഹ് വീണ്ടും വീണ്ടും നമ്മളെ ആ ചെറുപ്പത്തില് തോന്നുന്നൊര് ഇഷ്ടാണല്ലോ. അത് തന്ന നമ്മുടെ മനസ്സിലിങ്ങന കെടക്കൂലോ. അങ്ങനത്തൊര് സിനിമ എന്താന്ന് ചോദിച്ചാല്, കാണാമറയത്ത്ന്ന് പറയണ ഒര് സിനിമയുണ്ട് അത് കണ്ടിട്ടുണ്ടോ? കഥ പറഞ്ഞ് നോക്കിയേ. അറിയാരിക്കും. കാണാമറയത്ത്ന്ന് പറഞ്ഞാല് മമ്മൂട്ടി ഒര് ഓർഫനേജിലെ കുട്ടിയെ സ്പോൺസർ ചെയ്യും. ശോഭനയാണ് ആ കുട്ടി. എന്നിട്ട് ഒര് മധുരകിനാവിൻ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെയുണ്ടല്ലൊ. റഹ്മാനും ശോഭനയും കൂടി ആയിട്ടുള്ള ഒര് പാട്ട്. ങ്ങാ മനസിലായി മനസിലായി. അവസാനം, മറ്റേ കുട്ടിക്ക് മറ്റേ പുറത്ത് പോകാനുള്ള സ്പോണ്സർഷിപ്പ് വരുമ്പോ മമ്മൂട്ടി പോണ്ടാന്ന് പറയും. അതല്ലേ?

പക്ഷെ അത് എന്താന്നറിയില്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള താല്പര്യാണല്ലോ. ആ സിനിമ, ആ സിനിമയിലെ ശോഭന ആദ്യകാലഘട്ടങ്ങളില് ഒക്കെ ഒണ്ടായിരുന്നൊര് ശോഭനയും, പിന്നീട് നമ്മള് കണ്ട ശോഭയും തമ്മില് കാണാൻ ഭംഗീട കാര്യത്തില് നല്ല വ്യത്യാസൊണ്ട്.

ങ്ങും, അപ്പൊ ആ കാലഘട്ടത്തിലെ ശോഭനയെ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു. പ്രത്യേകിച്ച്, ഈ ഈ സിനിമയില്ന്ന് പറഞ്ഞാല്, മ്മ് എന്താന്ന് അറിയോ? എത്രയോ എത്രയോ അങ്ങന മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് പോലും മോഡേൺ ഡ്രെസ്സും ബാക്കി കാര്യങ്ങളും ഒക്ക ഇതിനകത്ത് യൂസ് ചെയ്യണൊണ്ട്. മനസിലായില്ലേ.

ങ്ങാ, അങ്ങനെ. ഏതാണ് താങ്കളുടെ ഒര് ഫെവറേറ്റ് അങ്ങനെ ഓർമയില് നിക്കുന്ന ഒര് സിനിമന്ന് പറയാൻ? ഓർമയില് നിക്കുന്ന സിനിമ ഒന്നല്ല ഒര്പാടുണ്ട്. ഞാന് പറഞ്ഞില്ലേ കിലുക്കം, മണിച്ചിത്രത്താഴ്, മിന്നാരം, തേന്മാവിൻകൊമ്പത്ത് അങ്ങന കൊറെ ഒണ്ട്. മനസിലായി എന്നാലും ഏതെങ്കിലും ഒരെണ്ണം. പിന്ന നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ.. ഏതെങ്കിലും ഒരെണ്ണം സ്വാഭാവികായിട്ടും നമുക്ക് അങ്ങനെ? അങ്ങന ഇല്ല അല്ലെ? എല്ലാം ഒരേപോലെ ഇഷ്ടാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ നമുക്ക് പറയാന് പറ്റില്ല. അല്ലെ? പിന്നെ നമ്മുടെ മമ്മൂട്ടിടെ മറ്റെ വേറൊര് ഒണ്ട്. ഒര് വടക്കൻ വീര ഗാഥ.

ഈ ചരിത്രം സിനിമയാക്കുക ന്ന് പറഞ്ഞാല് ഇത്തിരി പാടുള്ള പരിപാടിയാണല്ലേ? പക്ഷെ എനിക്ക് ഈ ചരിത്ര സിനിമകള് കാണാൻ ഭയങ്കര ഇഷ്ടാണ്. അതിപ്പം ഈ എന്താണ് ആ സിനിമ വന്ന് നമ്മള് പോയി കാണും. ഇപ്പോ പഴശിരാജ അല്ലെങ്കില് ഇപ്പോ എന്തോ കുഞ്ഞാലിമരക്കാരോ, അങ്ങനെ മരക്കാറിറങ്ങീലെ? അത് പോലെത്തെയൊക്കെയുള്ള സിനിമ. പിന്നൊര് മമ്മൂട്ടിടെ തന്നെ വേറൊരെണ്ണം ഇറങ്ങിയല്ലോ ചാവേറുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സിനിമ ഇറങ്ങിയല്ലോ, ഈ അടുത്ത കാലത്ത്. മാമാങ്കം അതൊന്നും കൊള്ളത്തില്ല. ങ്ങാ മാമാങ്കം. ഈ സിനിമയൊന്നും കൊള്ളത്തില്ല. പക്ഷെ എന്താന്നറിയില്ല. ഇതക്ക വേറെ ഏത് സിനിമ കാണുന്നതിനേക്കാൾ കൂടുതലും കായംകുളം കൊച്ചുണ്ണി, ഈ സിനിമയൊക്ക ഞാമ്പോയി കാണാറുണ്ട്. അത് ആ പഴയ കാലഘട്ടത്തില ആ ആ അന്നത്ത രീതി അല്ലെങ്കില് അന്നത്ത ആ ഒര് ജീവിതം ബാക്കി കാര്യങ്ങള് അതില്ലേ കഥയല്ല. പക്ഷെ, ആ ഒര് അറ്റ്മോസ്ഫിയറ് കാണാനൊരിഷ്ടം. മനസിലായോ?

മ്മ്മ്. അല്ല എല്ലാരും ഈ പറഞ്ഞ പുരാണകഥ ചെയ്യുന്നെങ്കിലും പഴയ രീതിക്കൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒര് വടക്കൻ വീരഗാഥ ചെയ്തത് അന്ന് ഈ പറഞ്ഞ ഒര് മോഡേൺ ടെക്നോളജിം ഇല്ലാതെ ചെയ്ത സിനിമയാ. എന്ത് കഥയാണ്.

ഇപ്പോഴത്തെ ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒണ്ടെന്ന് പറഞ്ഞിട്ടും ഇപ്പൊ ചെയ്യുന്ന സിനിമകളക്ക അതിന്‍റെ ഏഴ് അയലോക്കത്ത് വരുവോ.? അല്ല, അത് ഇപ്പൊ പറയാണെങ്കില്, എന്താ പറയാ അതിപ്പോ ഇതൊക്ക കൂടും തോറുമാണ് നമുക്ക് അതിന്‍റെ ഒര് എന്താണ് പറയണ ഒറിജിനാലിറ്റി നഷ്ടപെടുന്നതാണെന്നാണ് എനിക്ക് തോന്നണത്. മനസിലായില്ലേ? എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സിനിമകളൊക്കെ അറു ബോറാ. വല്ലപ്പോഴും എന്തെങ്കിലും ഒര് സിനിമയ്ക്ക് പോയാ, ആ കണ്ടിറങ്ങുന്ന സമയത്ത് ചെല സിനിമകള് കുറച്ച് നേരം കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഞാനീ എടക്ക് ഈ ഇടയ്ക്ക് എന്ന് വച്ചാ ഒരു കഴിഞ്ഞ കൊറെ നാള് കഴിഞ്ഞിട്ട് എനിക്ക് ചിരിക്കാനായിട്ട് തോന്നിയൊര് സിനിമേന്ന് വച്ചാ മമ്മൂട്ടീടെ മറ്റെ രാജമാണിക്കം ഒണ്ടല്ലോ.

അതിനകത്താ ഒര് സ്ലാങ് പെട്ടെന്ന് ഒര് തവണ കാണുമ്പഴത്തേക്ക് കൊള്ളാം, കൊറെ അങ്ങ് ചിരിക്കാനുണ്ട്. ങ്ങാ അത് വലിയ കൊഴപ്പില്ല. പക്ഷെ ഇങ്ങന ഓർമയില് ഒര്പാട് തങ്ങി നിൽക്കുന്നതല്ലെങ്കി പോലും കൊഴപ്പില്ല.

ഓർമയില് തങ്ങി തങ്ങി നിൽക്കാനോ രണ്ടാമത് കാണാണോ ഒന്നുമില്ല. ആ ഒര് തവണ കാണാനേ ഒള്ളൂ അതൊക്കെ. ആ ഒര് പഴയ കാലഘട്ടം എന്തായാലും ഇനി തിരിച്ച് വരും എന്ന് തോന്നുന്നില്ല. മലയാളത്തിന്‍റ ഒര് സുവർണ കാലഘട്ടംന്ന് പറയണത് ആ കഴിഞ്ഞ്പോയ നമ്മള് കുറച്ച് മുൻപ് പറഞ്ഞ ആ കാലഘട്ടം തന്നെയാണ്. പിന്നെ അത് മാത്രവുവല്ല ശരിക്കും പറഞ്ഞാ മുകേഷ്, ജഗതീഷ്, സിദ്ധിക്ക്, ഇന്നസെന്‍റ്, ജഗതി ആ അവരൊക്കെ ങ്ങാ ആലോചിക്കുന്നുണ്ടായിരിക്കും ഇത്ര നല്ല സിനിമകളൊന്നും ഇപ്പൊ വരുന്നില്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ടും ആലോചിക്കുവായിരിക്കും അല്ലെ? അല്ല ഇപ്പഴത്തെ ഇൻഡസ്ട്രിയില് പറയും മെയിൻ നടന്മാരില്ലാത്തോണ്ട് സിനിമ ഫ്ലോപ്പാകുന്നുവെന്ന്. പണ്ടീ എറങ്ങിയ സമയത്ത് ഈ ഗോഡ്ഫാദറില് ഏതാര്ന്ന് മെയിൻ നടൻ ഒണ്ടായിരുന്നത്? മറ്റേ ഈ